ആ വെളള പെയിൻ്റിൻ്റെ സൈഡിലായിട്ടാണ് ഈ ചോവന്ന കാർ വെച്ചിരിക്കുന്നെ.

കൊറേ ആൾക്കരെല്ലാം കൂടീട്ട് ഇരിക്കണ ഒരു സംഘമാണ് ആ സംഘത്തിനെ കമ്യുണൽ ഹാർമണി എന്ന് വേണങ്കിലും വിളിക്കാം.

ഇവിടെ നമ്മക്ക് പ കാണാൻ പറ്റുന്നത് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് ആണ്.

കൊറേ പൂക്കൾ ഇണ്ട് ആ പൂക്കൾ വിൽക്കുന്ന കാഴ്ച്ചയാണ് നമ്മക്ക് കാണാൻ കഴിയുന്നത്.

കാണാൻ പറ്റുന്നത് ഡോക്ടറും എല്ലാരും കൂടിയിട്ടുള്ള ഒരു ദൃശ്യാണ് കാണാൻ കഴിയുന്നേ.

എല്ലാവരും അവരുടെ തായ തിരക്കുകൾ എല്ലാം ഇതാക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്.

അപ്പോൾ എല്ലാരും ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് വിൽക്കുന്നത് നന്ദി.

പക്ഷേ ആ മൂന്ന് കസേരയും വേതിരിച്ച് വേതിരി വേർതിരിപ്പിച്ചു വെച്ചിട്ടാണ് ഇള്ളത്.

അവരെ പതിനായിരം സെക്കന്റ് തന്നെ ആയിട്ടാണ് ഓടി അടുത്തത് തോന്നുന്നെ എന്റെ ഒരു അറിവിൽ--

അപ്പോ ഇത് എന്തിൻറെയാണ് ഇത് എന്ന് ഒന്നും അറിയത്തില്ല.

ഗ്രൂപ്പ് ഓഫ് ഇൻസ്ടിട്യൂഷൻന്ന് എഴുതി വെച്ചിട്ടുണ്ട്.

ഇത് ഒരു റൂമിന്റെ ഫോട്ടോ ആണ് എനിക്ക് കാണാൻ കഴിയുന്നത് ആ റൂമിൽ കൊറേ സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്.

ചെയ്യുന്നതാണ് ഈ എം_എസ് ബേക്കൽ ടാറ്റു പാർലർ .

ഇത് നമ്മുടെ ഗോൾഡൻ ബേക്കറി ആണ് ആ ഗോൾഡൻ ബേക്കറിയിലെ കിടിലൻ പോലത്തെ ഫുഡ് ആണ്.

ശ്യാമിന്റെ വീട്ടിന്റെ അവിടെയും ഇങ്ങനത്തെ ടിമ്പർ ഷോപ്പ് ഉണ്ട് അവൻ എന്നെ പണിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്.

ആറ് മിനിറ്റ് ആയിട്ട വരാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം.